ആ സുഖം തന്നെയാണ്. എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ഞാനിപ്പോള്‍ എന്‍റെ വീട്ടിലാണുള്ളത്. ഞാൻ തല്ക്കാലം ഒരു നമ്മുടെ അടുത്തുള്ള ഒരു ബാങ്കില്‍ പോയി വന്നിരിക്കുകയായിരുന്നു. എന്‍റെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് കുറച്ചു പ്രശ്നങ്ങള്‍ നടക്കുന്നുണ്ടായി. അതുകൊണ്ടാണ്‌

ഞാന്‍ ഇന്ന് ബാങ്കില്‍ പോയിരുന്നു.. എന്‍റെ ഇന്ന് മുഴുവന്‍ സമയവും ഞാന്‍ അതിനു വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു.

ഞാന്‍ പതിനെട്ടു വയസായപ്പോള്‍ എടുത്ത അക്കൗണ്ട്‌ എന്‍റെ അച്ഛനുമായി ചേര്‍ന്ന് എടുത്താരുന്നു. അപ്പൊ അത് മൈനര്‍ അക്കൗണ്ട്‌ ആരുന്നു. പിന്നെ അത് ഇപ്പോൾ മേജര്‍ ആക്കാനുള്ള പ്രവര്‍ത്തനങ്ങള്‍ ചെയ്യുകയായിരുന്നു. ഓ, അതെയതെ. ഇപ്പൊ പണമിടപാടുകൾ ഒക്കെ വളരേ സുതാര്യമായിരിക്കയാണല്ലേ? തീര്‍ച്ചയായിട്ടും. പണ, പണമിടപാട്, പണമിടപാടുകളുടെ കാര്യത്തില്‍ ഭയങ്കര സുതാ, സുതാര്യത ഇപ്പോള്‍ നമ്മുടെ ബാങ്കുകള്‍ നമുക്ക് ഉറപ്പ് നല്‍കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല പണ്ട് കാലത്ത് പുറത്തായിരുന്ന മക്കള്‍ അല്ലെങ്കില്‍ വിദേശത്തായിരുന്ന മക്കള്‍ അച്ഛനമ്മമാര്‍ക്ക് പൈസ അയച്ചിരുന്നത് മണി ഓര്‍ഡര്‍ വഴിയും വളരെ പ്രയാസപ്പെട്ടും ആയിരുന്നു. പക്ഷേ ഇപ്പോള്‍ നിമിഷങ്ങള്‍ക്കകം അത് നടക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ അക്കൌണ്ടുകളില്‍ നിന്നും ഒരു രൂപയെങ്കില്‍ ഒരു രൂപ അത് കുറഞ്ഞിട്ടുണ്ടെങ്കില്‍ നമുക്ക് തീര്‍ച്ചയായിട്ടും ആ സമയത്ത് തന്നെ നമ്മുടെ ബാങ്കിനെ സംബന്ധിക്കാനും, എന്താണതിനെ പറ്റി, അങ്ങനെ എന്തു കൊണ്ട് സംഭവിച്ചു എന്നതിനെപ്പറ്റി ചോദിക്കാനൊക്കെ വളരെ ആയാസ, മായിട്ടുണ്ട് നമുക്കിപ്പോള്‍ ഈ ഒരവസ്ഥയില്‍. ബാങ്കിങ്ങിന്‍റെ വളരെ ഒരു പ്ര, പ്രവര്‍ത്തനക്ഷമതയാണ് നമുക്കതില്‍ കാണാന്‍ പറ്റുന്നത്. ആ അത് പറഞ്ഞത് അശ്വതി പറഞ്ഞത് ശെരിയാണ്. കാരണം പണ്ടൊക്കെ ഒരു നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് വിദേശത്തുനിന്ന് പൈസ അയക്കണമെങ്കിൽ ഇത് പറഞ്ഞാലും മണി ഓർഡർ അല്ലെങ്കി നാട്ടിലെ ആരെങ്കിലും പോകുമ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പണ്ട്. ഇപ്പൊ ഈ ബാങ്കിങ് അതായത് പണമിടപാടുകൾ ഒക്കെ വളരെയധികം ഇഹ് എന്താ പറയാ ആധുനികവൽകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈഹ് പണമിടപാടുകൾ ഒക്കെ ഇപ്പൊ സുഗമായിട്ട് നടക്കുന്നുണ്ട്. പണ്ടത്തതിലുപരി അതേയതെ, തീര്‍ച്ചയായിട്ടും. മറ്റൊരു കാര്യം പറയുകയാണെങ്കില്‍ നമ്മളിപ്പോള്‍ ഒരു ഭീമമായ തുക, അല്ലെങ്കില്‍ ഒരു അയ്യായിരം രൂപയെങ്കിലും നമ്മുടെകൈയില്‍ വച്ച് നടക്കുന്നത് നമ്മുടെ നാടിന്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു സുരക്ഷിതമായ കാര്യമല്ല. അപ്പോള്‍ നമ്മള്‍ ഒരു ഇടപാടുകാരന്‍ എന്ന നിലയില്‍, കാര്യത്തില്‍ നമ്മള്‍ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോള്‍ അതവിടെ സുരക്ഷിതമായി നമ്മുടെ ബാങ്കില്‍ നമ്മുടെ പൈസ ഇണ്ടാവും എന്നറിയുന്നത് വളരെ സമാധാനം നല്‍കുന്നതും, നമുക്ക് സുരക്ഷിതത്വം നല്കുന്ന ഒരു കാര്യമാണ്. ബാങ്കുകളും ഒത്തിരി ഒത്തിരി അധികം രീതികളില്‍ നമ്മുടെ ജീവിതത്തിനെ ഇപ്പോള്‍ സുഗമമാക്കുന്നുണ്ട്. നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പണം പണയം, പണയനിടപാടുകള്‍ ആണെങ്കിലും, അല്ലെങ്കില്‍ ലോക്കര്‍ സൗകര്യങ്ങളാണെങ്കിലും അല്ലെങ്കില്‍ തന്നെ നമ്മുടെ ആ

അപ്പോ ബാങ്കിങ്ങ്, ബാങ്കിങ്ങിന്‍റെ വളര്‍ച്ച നമ്മുടെ ജീവിതം അല്ലെങ്കില്‍ നമ്മുടെ പണമിട ഇടപാടുകള്‍ വളരെയധികം സുഗമമാക്കിത്തന്നു എന്നതില്‍ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഏഹ് അത് പറഞ്ഞത് ശെരിയാണ്. അതുപോലെ ഇപ്പൊ കെ വൈ സി അപ്‌ഡേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ. അതായത് ഇഹ് നമ്മുടെ പണമിടപാടുകാരുടെ വിവരങ്ങൾ ഈഹ് ബാങ്കിൽ നിന്ന് എടക്കെടക്ക് അവര് എന്താ പറയാ, നമ്മുടെ മേൽവിലാസം മറ്റു വിവരങ്ങളൊക്കെ അവര് എടക്കെടക് ഏഹ് പരിശോധിക്കുന്നുണ്ട്. അത് കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യം ആണല്ലോ ബാങ്കിനെ സംബന്ധിച്ച് നോക്കുമ്പോ. പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് നമ്മുടെ പണം കൈയ്യിൽ കൊണ്ട് നടക്കണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പൊ ഓട്ടോകളിൽ വരെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏഹ് അങ്ങിനെ ഉള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി ഇഹ് നമ്മുടെ കയ്യില് പണം കൊണ്ടുനടക്കണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോയിലായാലും ചായക്കടയിലായാലും എല്ലായിടത്തും ഇപ്പൊ അങ്ങിനെ ഒരു സംവിധാനം വന്നതോടു കൂടി ഇഹ് കൂടുതലും നമ്മുടെ സുരക്ഷ സുരക്ഷിതത്വമായിരിക്കയാണ്. പൈസയുടെ കാര്യത്തിലൊക്കെ അതേയതെ, തീര്‍ച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കില്‍ നമ്മുടെ സര്‍ക്കാരിന്‍റെ പെന്‍ഷനുകള്‍ അടക്കം ഇപ്പൊ സാധാരണക്കാരിലേക്ക് എത്തുന്നത് അവരുടെ ആ അടുത്ത ആള് വഴി അടുത്ത പൈസ കൊടുത്തു. നമ്മള്‍ ഒപ്പിട്ടു അന്നേ ദിവസം വീട്ടില്‍ വരുമ്പോള്‍ നമ്മള്‍ ഇല്ലെങ്കില്‍, അതിനു വേണ്ടി നടന്ന് പഞ്ചായത്ത് മെമ്പര്‍മാരെയും സഹായത്തിനു. അങ്ങനെ ഒന്നും ഇപ്പോള്‍ നടക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ബാങ്കുകളിലേക്ക് ഇത്ര സമയത്തിനുള്ളില്‍ നമ്മുടെ പൈസ അല്ലെങ്കില്‍ അവര്‍ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങള്‍ അവര്‍ക്കത് ഭയങ്കര ഒരു സമാധാനവും, ആയാസരഹിതമായ ഒരു രീതിയില്‍ അവര്‍ക്ക് അവര്‍ക്ക് അര്‍ഹതയുള്ള ആനുകൂല്യങ്ങള്‍ ലഭിക്കുകയാണ്. അത് വളരെ വലിയ ഒരു മേന്മയായിട്ടു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം, നമ്മുടെ അമ്മൂമ്മമാരായാലും, പെന്‍ഷനുകള്‍, അല്ലെങ്കില്‍ സര്‍ക്കാരിന്‍റെ ആനുകൂല്യങ്ങള്‍ കാത്തിരുന്നു കാത്തിരുന്നു ഒത്തിരി വിഷമിക്കുന്നതും ഞാന്‍ കണ്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളില്‍. ഇന്ന് വരുവായിരിക്കും, അല്ലെങ്കില്‍ നാളെ വരുവായിരിക്കും. ഇന്ന് എനിക്ക് രാവിലെ എങ്ങും പോകാന്‍ പറ്റില്ല. ചെലപ്പോ എന്‍റെ പെന്‍ഷന്‍കാര് വരും. അല്ലെങ്കില്‍ നാളെ എനിക്ക് പോകാന്‍ പറ്റില്ലാന്നു പറഞ്ഞു ദിവസങ്ങള്‍ അതിനായി കാത്തിരിക്കുന്നത് ഞാന്‍ കണ്ടിട്ടുണ്ട്. അപ്പൊ ബാങ്കുകളിലേക്കു വന്നപ്പോള്‍ തന്നെ നമ്മുടെ കൈയിലിരിക്കുന്ന മൊബൈല്‍ ഫോണില്‍ ഒരു മെസ്സേജ് വരുമ്പോള്‍ തന്നെ നമുക്കറിയാം നമ്മുടെ പണം ബാങ്കില്‍ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അത് എടിഎം വഴിയോ അല്ലെങ്കിൽ ഫോണുകള്‍ വഴിയോ നമുക്കിപ്പോള്‍ പണമിടപാടുകള്‍ നടത്താം. പിന്നെ വൃന്ദ പറഞ്ഞൊരു

ഗൂഗിള്‍ പേ പോലുള്ള ഓണ്‍ലൈനായിട്ടുള്ള പണമിടപാടുകള്‍ ചെയ്യുന്ന ഒരു പാട് ആപ്ലിക്കേഷനുകളുടെ അതിപ്രസരം, അതിപ്രസരമെന്നു തന്നെ പറയാം. കാരണം ഒത്തിറിയേറെ ആപ്പുകളും അതിലൂടെ ചതികളും നടക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കില്‍ അംഗീകരിച്ചിട്ടുള്ള രണ്ടു മൂന്നു ആപ്പുകള്‍ അതായത് ഗൂഗിള്‍ പേ, ഫോണ്‍പേ പോലുള്ള ആപ്പുകളിലൂടെ നമുക്കിന്നു വളരെയധികം

ഇതിലൂടെ പറ്റുന്നുണ്ട്. ഓണ്‍ലൈന്‍ സേവനങ്ങളുടെ സഹായത്തോടെ. ഇതൊക്കെ ബാങ്കിങ്ങ് വന്നതിന്‍റെ തുടര്‍ച്ചയായി വളരുന്നതും, ടെക്നോളജി വളരുന്നത് പോലെ. വിവരസാങ്കേതിക വിദ്യ വളരുന്നതിന്‍റെ കൂടെ ഒപ്പം വളരുന്ന ബാങ്കിങ്ങിന്‍റെ മേന്മ തന്നെയാണ്. അതുപോലെതന്നെയാണ് ഇപ്പൊ സാധാരണക്കാരുടെ ഏതൊരു ആവശ്യത്തിനായാലും ബാങ്കിൽ നിന്ന് അതിനുള്ള സഹായം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ ഇഹ് വിദ്യാഭ്യാസം ആയാലും അതുപോലെത്തന്നെ വീടിൻ്റെ കാര്യം ആയാലും വാഹനമായാലും എന്തിന് ആരോഗ്യത്തിൻ്റെ നമ്മുടെ ചികിത്സാസഹായത്തിന് കൂടി ഇപ്പൊ ബാങ്ക് സഹായിക്കുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇഹ് നമുക്ക് പൈസക്ക് ആവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഉള്ള ആവശ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക് ബാങ്കിനെ സമീപിപ്പിച്ചാൽ എന്ത് നമുക്ക് ഒരു നല്ലൊരു കാര്യാണ് ബാങ്കിങ് ബാങ്കിൽനിന്ന് നമുക്ക് സഹായം ലഭിക്കുക എന്നുള്ളത്. ഇപ്പൊ വായ്പ്പയായിട്ട് ഒക്കെ നമുക്ക് ലഭിക്കൂലോ, വിദ്യാഭ്യാസ ആവിശ്യത്തിനായാൽക്കൂടി. തീര്‍ച്ചയായിട്ടും, തീര്‍ച്ചയായിട്ടും. ഞാന്‍ കോളേജില്‍ ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു ഗവണ്മെന്‍റ് കോളേജില്‍ അഡ്മിഷന്‍ കിട്ടിയില്ലായിരുന്നെങ്കില്‍ ഞാന്‍ ഏറ്റവും കൂടുതല്‍ ഭയന്നിരുന്നത് ഞാനെങ്ങനെ ഒരു പ്രൈവറ്റ് കോളേജില്‍ പോയി പഠിക്കും? ഇല്ലെങ്കില്‍ സ്വകാര്യ കോളേജില്‍ ഞാന്‍ കൊടുക്കേണ്ടി വരുന്ന ഭീമമായ തുകയെ പറ്റിയായിരുന്നു. അന്ന് എനിക്ക് ഏക ആശ്വാസം ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ ലോണുകള്‍ പോലുള്ള വായ്പസൗകര്യങ്ങളായിരുന്നു. അപ്പൊ ഒരു സാധാരണക്കാരന്‍റെ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്‍റെ ജീവിതത്തില്‍ ബാങ്കുകള്‍ വഹിക്കുന്ന പങ്ക്, നമുക്കത് പറയാതിരിക്കാനാവുന്നില്ല.

ഇന്നത്തെ സമൂഹത്തില്‍ വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ആ അത് പറഞ്ഞെ ശെരിയാണ്. അതുപോലതന്നെ ഇപ്പൊ ബാങ്ക് അവരുടെ ലാഭത്തിൻ്റെ നല്ലൊരു വിഹിതം തന്നെ അവർ എന്താണ് നാടിൻ്റെ വികസനത്തിന്ന് വേണ്ടീട്ട് അവർ എഹ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഹ് എന്താ പറയാ അവരുടെ ലാഭത്തിൽ നല്ലൊരു വിഹിതം അവര് ഇങ്ങനെ ഇപ്പോ നാടിൻ്റെ നല്ലതിന് അതായത് ഇപ്പൊ റോഡ് നിർമാണം ആയാലും മറ്റു വികസന പ്രവർത്തനങ്ങൾ ആയാലും ഇവരുടെ ഒരു സഹായം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേയതെ, തീര്‍ച്ചയായിട്ടും. ഒരു പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കില്‍ ബാങ്കില്‍ ജോലി ചെയ്യുന്ന ആളുകള്‍ ആണ്. വളരെ ഒരു വലിയപറ്റം ആളുകള്‍ക്ക് ബാങ്കില്‍ ജോലി നല്‍കുന്നുണ്ട്. അതവരുടെ വളര്‍ച്ചയിലും, അവരുടെ സാമ്പത്തികമായ വളര്‍ച്ചയിലും, അവരുടെ ജീവിതത്തിന്‍റെ ഭദ്രതയിലും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില്‍ ഒരു അമ്പത് പെരെടുത്താല്‍ അതിലൊരു മൂന്നുപേര്, അല്ലെങ്കില്‍ നാലുപേരെങ്കിലും ബാങ്കില്‍ ജീവനക്കാരായിരിക്കും. അവള് അവര് വളരെ അഭിമാനത്തോടെ തങ്ങള്‍ ഒരു ബാങ്ക് ജീവനക്കാരനാണ് എന്ന് പറയുന്നത് കേള്‍ക്കുമ്പോള്‍ പലപ്പോഴും സന്തോഷം തോന്നാറുണ്ട്. കാരണം, ബാങ്ക് എന്നൊരു സ്ഥാപനം ഒരു, ഒരു മനുഷ്യന്‍റെ ജീവിതത്തില്‍, അല്ലെങ്കില്‍ അവന്‍റെ തൊഴിലില്‍ അവനെ വളരെയേറെ സഹായിക്കുന്നു. അല്ലെങ്കില്‍ ഒരു പറ്റം ആളുകള്‍ക്ക് ജോലി നല്കൂന്നു എന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം മികച്ച വേതനവും, മികച്ച സാമൂഹിക സ്ഥാനവും അവനു ലഭിക്കുന്നു എപ്പോഴും. ബാങ്കിങ്ങിന്‍റെ കൂടെയുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏഹ് അതുപോലെതന്നെ ഇപ്പൊ എന്താ പറയാ അശ്വതി പല മേഖലകളിലേക്കായിട്ട് പല തരം ബാങ്കുകളുണ്ട് നമ്മുടെ വികസനത്തിന് വേണ്ടി. അതായത് ഇപ്പൊ കാർഷിക മേഖലയുടെ വികസനത്തിന്ന് വേണ്ടി കാർഷിക ബാങ്കുണ്ട്. അതുപോലതന്നെ വ്യവസായ വികസനത്തിന് വേണ്ടിയുള്ള ബാങ്കുകളുണ്ട്, ഗ്രാമീണ ബാങ്ക്, നെബാഡ് അങ്ങിനെ പല തരം ബാങ്കുകള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജന, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഓരോ മേഖലയിലേയും വികസനത്തിന് വേണ്ടീട്ട് ബാങ്കുകള് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് നമുക്കറിയാലോ. സഹകരണ ബാങ്കുകള് അങ്ങിനെ പല ബാങ്കുകളുണ്ടല്ലോ അതെയതെ, തീര്‍ച്ചയായിട്ടും. കാര്‍ഷിക ബാങ്കുകള്‍, എന്‍റെ വീട് ആലപ്പുഴയിലാണ്. ആലപ്പുഴയില്‍ എപ്പഴും കൃഷി മുന്നോട്ടു വയ്ക്കുന്ന ഒരു നാടാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥലമായ കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴിയില്‍ എപ്പഴും ജൈവകൃഷികളൊക്കെ ഏറ്റവും കൂടുതല്‍ മുന്നോട്ടു വരുന്ന സ്ഥലമാണ്‌ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി. അപ്പൊ കഞ്ഞിക്കുഴിയില്‍ ഒരു സാധാരണക്കാരന്‌ ഒരു പാടം ലീസിനെടുത്തിട്ടു അവനതില്‍ വിധിക്ക വിതയ്ക്കണമെങ്കില്‍ അവന്‍ അവന്‍റെ അപ്പോഴുള്ള സാമ്പത്തികാവസ്ഥയില്‍ നടന്നില്ലെങ്കില്‍ അവന്‍ ഏറ്റവും ആദ്യം സമീപിക്കുന്നത് ഞങ്ങടെ സഹകരണബാങ്കില്‍, അല്ലെങ്കില്‍ ഞങ്ങടെ കൃഷിവകുപ്പ് നൽ, നല്‍കിയിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ടവിടെ. കൃഷിക്കാര്‍ക്ക് ആയിട്ടുള്ള ലോണുകള്‍, വായ്പകള്‍ വളരെ കുറഞ്ഞ പലിശനിരക്കില്‍ കൊടുക്കുന്ന സ്ഥലങ്ങള്‍ ഉണ്ട് നമുക്ക്. അപ്പൊ ഞങ്ങടെ നാട്ടിലെ പാവപ്പെട്ടവന്‍റെ ഏറ്റവും വലിയ ആശ്രയമാണ് ആ സഹകരണബാങ്കും, അവര് കൊടുക്കുന്ന കാര്‍ഷിക വായ്പകളുമെല്ലാം. നമ്മുടെ നാടിന് ഒരു കാര്‍ഷിക രീതിയില്‍ അതിനെ വളര്‍ത്തികൊണ്ട് വരുന്നതില്‍ നമ്മുടെ സഹകരണബാങ്കുകള്‍ ഒത്തിരിയേറെ പങ്കു വഹിക്കുന്നു. അത് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാല്‍ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു അത്യാവശ്യ സമയത്ത് നമുക്കൊരു ഒരു ഒരു മണിക്കൂറില്‍ തന്നെ നമുക്കൊരു അമ്പതിനായിരം രൂപയുടെ ആവശ്യം വന്നെങ്കില്‍ അപ്പൊ തന്നെ നമ്മുടെ കൈയിലുള്ള പണ്ടമോ, സ്വര്‍ണമോ കൊണ്ട് വച്ച് വളരെ സുഗമമായി നമുക്ക് പണയം വച്ച് ആ പൈസ നമുക്ക് കിട്ടുന്നു. വളരെ തുച്ഛമായ പലിശയായിരിക്കും അതിനു മാസം തോറും കിട്ടുക. അത് മാത്രമല്ല, ഒരു പെട്ടന്നുണ്ടാകുന്ന അത്യാവശ്യമായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടന്ന് തന്നെ അടച്ചുതീര്‍ക്കാന്‍ സാധിച്ചേക്കാം. അപ്പോള്‍ നമുക്ക് വളരെയധികം മറ്റുള്ള വളരെയധികം മറ്റുള്ള ബന്ധുക്കളോട് പോലും കടം ചോദിക്കാതെ അന്തസ്സായി നമ്മുടെ പണ്ടത്തിനു നമുക്ക് പൈസ കിട്ടി. അതുപോലെ നമുക്ക് തിരിച്ചടയ്ക്കാന്‍ പറ്റുന്നു എന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. മനുഷ്യന്‍റെ ജീവിതത്തില് ഇല്ലെങ്കിൽ മനുഷ്യന്‍റെ പ്രതീക്ഷിക്കാത്ത അത്യാവശ്യങ്ങളെ അല്ലെങ്കില്‍ അനിവാര്യമായ ആവശ്യങ്ങളെ എപ്പഴും കൈത്താങ്ങായി ഒരു ബാങ്കുകള്‍ അതായത്. തദ്ദേശീയം ആയിക്കോട്ടെ, ദേശീയം ആയിക്കൊട്ടെ, സഹകരണം ആയിക്കോട്ടെ ബാങ്കുകള്‍ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.

കൂടുതല് ഏഹ് എന്താ അവരുടെ ആവശ്യങ്ങൾ സുഗമമാക്കാൻ വേണ്ടിട്ട് എല്ലായിടത്തും ശാഖകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലതന്നെ ഇപ്പൊ കർ, കൃഷിക്കാർക്ക് വേണ്ട സഹായങ്ങളായിട്ട് പലിശ രഹിത വായ്പ്പകൾ നൽകുന്നുണ്ട്. ക്ഷീരകർഷകർക്ക് വേണ്ടി, അതുപോലെ ജലസേചനം അങ്ങിനെ ഒക്കെ അവരുടെ സഹായത്തിനുള്ള സബ്‌സിഡികൾ ഒക്കെ നല്കുന്നുണ്ടല്ലോ. പിന്നെ നബാഡ്, നബാഡ് എന്താണ് ഈ സഹകരണ ബാങ്കിൻ്റെ ഇത് ലക്ഷ്യം എന്ന് പറയുന്നേ തന്നെ എല്ലാവർക്കും ഓരോരുത്തരും ഓരോരുത്തരും എല്ലാവർക്കും എന്നുള്ളൊരു

നമ്മുടെ ഈ കാർഷിക വികസനത്തിന് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്ക് ആണല്ലോ നബാഡ് ഒക്കെ.

തെളിയിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോള്‍ ഒരു ബാങ്കില് ചെന്നാല്‍ ഒരു എത്ര പ്രായമായ അമ്മൂമ്മയാണെങ്കിലും അവിടെ നിന്നു ചെക്ക് പൂരിപ്പിക്കുന്നത് നമുക്ക് കാണാന്‍ പറ്റും. സത്യം പറഞ്ഞാല്‍ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നും. കാരണം, അവന്റെ ഒരു അത്യാവശ്യം ആയതു കൊണ്ട് തന്നെ ആള്‍ക്കാര് ഒരു ചെക്ക് പൂരിപ്പിക്കാന്‍ പര്യാപ്തരാണ്. ഒരു മാതിരിപ്പെട്ട എല്ലാര്‍ക്കും കുട്ടികള്‍ക്കാണെങ്കിലും, വലിയവര്‍ക്കാണെങ്കിലും അവര്‍ക്ക് പ്രത്യേകിച്ച് ചെക്കുകള്‍ പൂരിപ്പിക്കാനുള്ള കാര്യങ്ങള്‍ നന്നായിട്ട് അറിയാം. ഒരു സാക്ഷരത, ഒരു ബാങ്കിങ്ങ് സാക്ഷരതയും നമ്മുടെ നാടിനു കിട്ടിയിട്ടുണ്ട്. സാക്ഷരതയില്‍ മുന്നില്‍ നില്‍ക്കുന്ന നാടാണ് കേരളമെന്നും ബാങ്കിങ്ങ് സാക്ഷരതയിലും വളരെയധികം പുരോഗമനം നമ്മുടെ നാട് കാഴ്ച വയ്ക്കുന്നുണ്ട്‌. അത് മാത്രമല്ല, ബാങ്കിങ്ങ് എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തില്‍ അനിവാര്യമായത് കൊണ്ട് തന്നെ ആളുകള്‍ അതേ കുറിച്ച് ബോധവാന്മാരാണ്. ഇനിയൊരു ബോധവല്‍ക്കരണം അതിനു നല്‍കണമെന്ന് നമുക്ക് പറയണ്ട ആവശ്യം വരുന്നില്ല.കാരണം, അത്രത്തോളം ആള്‍ക്കാര് ബാങ്കിങ്ങിനെയും, ബാങ്കിങ്ങ് മേഖലകളെയും

വളരെ ആയാസരഹിതമാക്കി നമ്മുടെ ജീവിതത്തെയും, പണമിടപാടുകളെയും തരുന്നു എന്ന കാര്യത്തില്‍ സംശയമില്ല. നന്ദി. ശെരി തന്നെയാണ് ഇപ്പൊ ബാങ്കിങ് സാക്ഷരതയുടെ പറഞ്ഞതുപോലെ അതിനൊരു ഏജൻസികൾ വരെയുണ്ട് എനിക്ക് തോനുന്നു ഇന്ദിരാഗാന്ധി ഈ ബാങ്കുകള് ദേശ സാൽക്കരിച്ചതോടുകൂടി, സാക്ഷാത്കരിച്ചത്തോടുകൂടി, സാൽക്കരിച്ചതോടു കൂടി ഏഹ് എന്താ പറയാ കൊറേ ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം തന്നെ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നിത്യ ജീവിതത്തിൽ ഇപ്പൊ ബാങ്ക്ന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഏഹ് ഇതായി മാറിയിരിക്കയാണ് ജനങ്ങൾക്കിടയില്.